സാർ ഞമ്മൾ ഇന്ന് രാവിലെ ബസ്സിൽ നിന്ന് കണ്ടിരുന്നു ഓർമ്മയുണ്ടോ? ബസ്സിൽ തിരക്കായതിനാൽ വർത്താനം പറയാനൊന്നും പറ്റിയില്ല ഞമ്മൾ

നമ്പറ് മാത്രം നമ്പർ മാത്രം വാങ്ങി പിരിഞ്ഞിരുന്നു ഓർ ഓർക്കുന്നുണ്ടോ?

അതെയതെയതേ ഉം നങ്ങൾ മണ്ണാർക്കാട് തന്നെയാണോ? ആ മണ്ണാർക്കാടന്നെയാണ് മണ്ണാർക്കാട് പള്ളിക്കുന്ന് കേന്ദ്രീയ വിദ്യാലയത്തിലാണ് പഠി പഠിപ്പിക്കുന്നത്.

ഓ പള്ളിക്കുന്ന് എ എത്രയിലാ?

ആ പള്ളിക്കുന്ന് ഞാനവിടെ എഹ് ഒമ്പതാം ക്ലാസ്സിലെ ക്ലാസ് അധ്യാപകനാണ് പ്രധാ ആ പ്രധാനാധ്യാപകനാണ്.

അവടെ പാഠ്യവിഷയങ്ങളെന്തൊക്കെയാ? അങ്ങനെ ഒരു അയിനെപ്പറ്റി അറിയാൻ താല്പര്യമുണ്ട് സാർ ഒന്ന് പറഞ്ഞു തരാമോ?

ആ ഇവിടെ കൂ വരുന്ന കുട്ടികളെ ഞങ്ങള് മാനസികമായിട്ടും കായികപരമായിട്ടും നന്നായിട്ട് മെച്ചപ്പെടുത്തുകയും അവർക്ക് വേണ്ട പ്ര വേണ്ട വിദ്യാഭ്യാസ സാ സാധ്യതകള് തുറന്നു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഉം ഇതൊരു ട്രസ് ഇതൊരു കം നാ പൂർണ്ണമായിട്ടും ഒരു ഒരുരു സമിതിയുടെ പി ഏഹ് നേതൃത്വത്തിലുള്ള സ് വിദ്യാലയമാണ്. അതെയതെയതെ അതിനപ്പുറം അവിടെ വിഷയങ്ങൾ എത്ര കുട്ടികളുണ്ട് അവര്ടെ

ആ ഉവ്വ് ഇ ഇ ഇരുന്നൂറിനടുത്തുള്ള കുട്ടികള് ഞാനിന്ന് പോയപോലെത്തന്നെ ഒരുപാട് കുട്ടികളുമുണ്ട് ഞങ്ങൾ പല മത്സരങ്ങൾക്ക് വാണ്ടി പോകുന്നുണ്ട് ഞങ്ങൾ ഒരുപാട്. ആ ഇണ്ടല്ലോ ഏഹ് പള്ളിക്കുന്ന് കേന്ദ്രീയ വിദ്യാലയത്തിൻ്റെ ഈ കഴിഞ്ഞ എസ് എസ് എൽ സി നിലവിലിള്ള പുരോഗമന രീതികളും ഒക്കൊന്ന്

എഹ് മത്സരഫലം ആഹ് പരീക്ഷാഫലം പൊറത്തുവന്ന സമയത്ത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം വിജയം ഉണ്ടായിരുന്നു ഞങ്ങളെ ആ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു.

വളരെ വല്ല്യ നേട്ടമാണ് അവിടെയുള്ള വിദ്യാഭ്യാസ പുരോഗമന പ്രവർത്തനങ്ങൾ താങ്കൾ തൃപ്തനാണോ?

ഏഹ് ഞാന് ഏഴുവർഷമായിട്ടവടെ പഠിപ്പിച്ചോണ്ടി പഠിപ്പിക്കുന്നുണ്ട്.

അവടെ താങ്കൾ കൊണ്ടുവന്ന ഉം പുതിയ പദ്ധതികളോ അല്ലെങ്കിൽ താങ്കൾ നടപ്പിലാക്കി വിജയിച്ച എന്തെങ്കിലും?

ആ ഞാൻ ഞാ ഞാന് ഈ അടുത്തത് ഏഹ് ഈ അടുത്തായിട്ട് സർക്കാരിനൊരു ശുപാർശ നൽകിയിരുന്നു എന്താന്നുവച്ചാല് ഈ കുട്ടികൾക്ക് ഈ കുട്ടികള് നമുക്കറിയാം ആരോഗ്യമുള്ള ശരീരത്തിൽ നിന്നാണ് ആരോഗ്യമുള്ള ചിന്ത ചിന്തകള് വരുന്നത് അല്ലെ?

ആ അപ്പൊ നമ്മളീ കുട്ടികൾക്ക് ഈ പഠനത്തോടൊപ്പം തന്നെ മതിയായ ഭക്ഷണം നൽകേണ്ടതുണ്ട്. ക കലോറി അടങ്ങിയിട്ടുള്ള ഭക്ഷണം നട് നൽകേണ്ടതുണ്ട്.

പഠനത്തിൽ മെച്ചനടത്താൻ വേറെ വല്ല പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ടോ താങ്കൾ?

അപ്പോ ഞങ്ങള് അവര്ക്ക് ഉണ്ട് സാമ്പ ആ സാമ്പത്തിക സഹായങ്ങള് ഞങ്ങളൊരുപാട് ചെയ്തു കൊടുത്തിട്ടുണ്ട് അതൊക്കെ അതിനൊരുപാട് ഏഹ് അം അംഗീകാരങ്ങളും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞങ്ങടെ സ്കൂളിന് അവര്ക്ക് പഠനസൗകര്യങ്ങൾ താങ്കളുടെ നേതൃത്വത്തിൽ ലഭിച്ചെന്ന് താങ്കൾ പറയുന്നത്? ഏഹ് മാഷി മാഷിന്റെ മാഷെവിടായാ പഠിപ്പിക്കണത് എന്ന് പറഞ്ഞില്ല?

ഞാന് ചെറുപ്ലശ്ശേരി ഭാഗത്തൊരു പ്രൈ ഒരു പ്രൈവറ്റ് സ്കൂളിലാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അവടെ പത്ത് കഴിഞ്ഞു വരുന്ന കുട്ടികൾക്ക്

പത്ത് കഴിഞ്ഞിട്ട് പ്രൈവറ്റ് ആയി തന്നെ പഠിക്കണംന്ന് താല്പര്യം വരുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ

സാമൂഹ്യശാസ്ത്രം, ശാസ്ത്രം ഇത് ഞങ്ങളെ രണ്ടെണ്ണംമാത്രേ എടുത്തിട്ടുള്ളൂ സാമ്പത്തിക ശാസ്ത്രവും

സാമൂഹ്യശാസ്ത്രം മാത്രേ അത് വ്യത്യസ്ത നല്ല പ പ്രമുഖരായ ഡോക്ടറേറ്റു വരെയെടുത്ത അധ്യാപകരുടെ നേതൃത്വത്തിൽ

സമിതി തന്നെയുണ്ട് കുട്ടികളെ നല്ല രൂപത്തിൽ മെച്ചപ്പെടുത്താൻ വേണ്ടി. അറിയാൻ കഴിഞ്ഞതില് അറിയാൻ കഴിഞ്ഞതില് വളരെ സന്തോഷം ഞങ്ങൾടെ വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് എറങ്ങുന്നവർക്ക് ഞങ്ങൾക്കൊരു നിർദ്ദേശിക്കാനായിട്ടൊരു സ്ഥലം കൂടി അറിയാൻ പറ്റിയതില് വളരെ സന്തോഷം. ഉം? വളരെ വളരെ താങ്കളെ പരിചയപ്പെട്ടതിലും വളരെ സന്തോഷം പക്ഷേ അവടെ അവടുന്ന് ആ ബസ്സ്‌ന്ന് തന്നെ വർത്താനം പറയാൻ അതിൽ സങ്കടം തോന്നുന്നു

ആ ആയിക്കോട്ടെ പക്ഷെ ഒരു ആ ഓക്കേ പിന്നേ ഞങ്ങള് ഏഹ് ഞങ്ങൾടെയൊരു പ പദ്ധതിയിൽ പെട്ടതാണ് ഉം കുട്ടികള് എല്ലാ ഒരു വല്ല്യൊരു സംഗമം കുട്ടികളെ കൂട്ടീട്ട് വല്യൊരു സംഗമം നടത്ത്ക. എല്ലാ വിദ്യാർത്ഥിക്കും ആ പാലക്കാട് ജില്ലയിലെ ആ അതെ പാലക്കാട് ജില്ലയിലെ എല്ലാ ഏഹ് സ്കൂൾ കുട്ടികളിൽ നിന്നും വളരെ വീക്ഷണശാലികളായിട്ടിള്ള വിദ്യാർത്ഥികളെ കണ്ടെത്താനുള്ളൊരു പ പദ്ധതിയാണ്. അതിലേക്ക് താങ്കളെ സ്കൂളിനെ ഞാൻ ക്ഷണിക്കുകയായിരുന്നു എല്ലാ വിദ്യാർത്ഥികളെയും എ എവിടത്തെ താങ്കളുടെ സ്കൂളിലെ ആണോ താങ്കൾ ഉദ്ദേശിക്കുന്നത് അത് എന്താലും ക്ഷണം വരും ഏഹ് ഞങ്ങളൊക്കെ വിദ്യാ ആയിക്കോട്ടെ ഞങ്ങളതിനെ ഔദ്യോഗികമായിട്ടന്നെ ക്ഷണിക്കേണ്ടതിനയിനെക്കുറിച്ചൊന്നു പറഞ്ഞൂന്നു മാത്രം ഓക്കേ.

ഓക്കേ ഓക്കേ അറിയാൻ കഴിഞ്ഞതിൽ സന്തോഷം അതിന് തുടർ വിവരങ്ങൾ വരുമെന്ന് വിചാരിക്കുന്നു.

പിന്നെ നമ്മടെ ഈ അടുത്ത് വരുന്ന ഒരു അധ്യാപക സംഗമം ഉണ്ടല്ലോ സർക്കാരിൻ്റെ കീഴിലുള്ള അതിനെന്തായാലും വരൂല്ലേ?

ആലപ്പുഴ വെച്ചിട്ട് ആ ആ ആലപ്പുഴ വെച്ചിട്ട് ഈ വരുന്ന ബുധനാഴ്ചയുള്ള സംഗമം ആണോ? ആ

അതന്നെ അതന്നെയാണ് ഈ വരുന്ന ബുധനാഴ്ച്ച തന്നെ ഓക്കേ അപ്പൊ അവടെ വെച്ച് കാണാം ഓക്കേ അവടെ വെച്ച് കാണാം താങ്കൾടെ താ ആ ഇതുതന്നെയാണ് നമ്പറ് താങ്കളുടെ വീട്ടിലെന്തൊക്കെയാ? ഇതന്നെയല്ലേ നമ്പര്? ഇത് തന്നെയല്ലേ നമ്പര് ഇതില് വിളിച്ചാല് ആ എൻ്റെ വീട്ടില് വളരെ സുഖമാണ് ഭാര്യയും ആ ഇതുപോലെ മറ്റൊരധ്യാപികയാണ് വേറൊരു സ്ഥല ആ വേറൊരു സ്കൂളിൽ ആ ആയിക്കോട്ടെ തീർച്ചയായും ഓക്കേ അറിയാൻ കഴിഞ്ഞതിൽ സന്തോഷം പിന്നീട് ബന്ധപ്പെടാമെന്ന് വിചാരിക്കുന്നു.